ആ കേൾക്കുന്ന അപ്പമ്മള് മുമ്പ്ഹ് വിളിച്ചമ്മളവസാനം സംസാരിച്ചത് സങ്കാതികെ സാങ്കേതികവിദ്യയെകുറിച്ചാരുന്നല്ലേ?

അ അതിനെക്കുറിച്ച്സംസാരിക്കാൻതന്നെയല്ലെ വിളിച്ചത്?

ആൾക്കെന്തോരു ചെറിയെപ്രശ്നണ്ടായിട്ട് കോളേജ്തമ്മിൽചില

അതെയതെ. സാങ്കേതികവിദ്യ അപ്പൊ ഭരണംതുടങ്ങാണുന്നുണ്ടെങ്കില് കീയൊരുനൂറ്റാണ്ടിലിരുപത്ഇരുത്തൊന്ന്നൂറ്റാണ്ടിലാണ് കാര്യായിട്ട് നമ്മുടെസാങ്കേതികവിദ്യയുടെഉയർച്ചയൊക്കെ ഏഹ് കാര്യായിട്ട് വികസനത്തിന് വലിയൊരുഉയർച്ചകളിലേക്കെത്തീട്ടുള്ളത്.

അതെ. കീടംവല്യകുറ്റകാരനാണ് ഇന്നത്തേ ഏഹ് വലിയ എന്തപറയാ സോഷ്യൽമീഡിയാന്നക്കെമ്മള്പറയുന്ന

ചക്‌ബീര് ഇആഈയൊരുകോറോണക്കാലംമുതലാണിപ്പൊ ഇപലകുട്ടികളിലൊക്കെ ല്ലേ?

അതേയതെ ഇതൊക്കെ ഇസ സാങ്കേതികവിദ്യയുടെവലിയൊരുപ്രതിഫലനായിട്ട് വന്നതാണ്. അതുംകൊണ്ടും കുട്ടികൾക്ക്

അ സാങ്കേതികവിദ്യ ഏഹ് സാങ്കേതികവിദ്യരണ്ട് രൂപത്തില് വേണോങ്കിനമുക്ക്കാണാൻസാധിക്കാം. അതിൻ്റെ ഏഹ് സമയംബന്ധപ്പെട്ടുള്ളപലപലഉപദ്രവങ്ങളും

നേരെമറിച്ച് ഞമ്മള് താഴ് അഹ്തീർച്ചയായിട്ടും ഈസാങ്കേതികവിദ്യയുടെ ഉപ ഉപദ്രവങ്ങളൂണ്ടില്ലേ? ഉയർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കവും ഒടുക്കവും ഒടുക്കവല്ല തുടക്കംയെങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കില് ഈയൊരുഇരൂഇരൂഇരുപത് ഇരുത്തൊന്ന്നൂറ്റാണ്ടുകളിലാണ് കാര്യായിട്ട്മ്മടെ മൊബൈൽഫോണുകളും അതുപോലെത്തന്നെ

ഏഹ് കമ്പ്യൂട്ടറുകളും തുടങ്ങീട്ടുള്ള പലപല ഏഹ് സാങ്കേതികവിദ്യയുടെമേഖലക് പലമേഖലകൾക്കും ഊർജ്ജംപകർന്നുകൊണ്ടുള്ള പലപലകണ്ടുപിടിത്തങ്ങളാണ് വന്നിട്ടുള്ളത്.

പണ്ട്കാലത്ത്തന്നെഅങ്ങെ ഇങ്ങനാന്ന് വെച്ചാല് ഒരു ഒരുസ്ഥലത്ത്നിന്നും മറ്റേസ്ഥലത്തെ ക്കെവിളിക്കണെങ്കിൽതന്നെ മറ്റേ ഷിയാസോർക്കുന്നുണ്ടോ ഈകോയിനൊക്കിട്ടിട്ടായിരുന്നു വിളിച്ചിരുന്നല്ലേ?

അപ്പഅത്തരത്തിലുള്ളൊരൂ അവസ്ഥയിൽനിന്ന് സാങ്കേതികിദ്യയുടെ ഉയർച്ചഎത്രത്തോളണ്ടന്നമുക്ക് ഇന്ന്

ഏഹ് എത്രവേഗത്തില് പലപല വിവരങ്ങളും, അറിവുകളുംനമുക്ക് ലഭിക്കുന്നു. ഏഹ് എത്രത്തോളഎത്രപെട്ടെന്നാപലപല ഏഹ് വാർത്തകൾനമുക്ക് ലഭിക്കുന്നു.

അതൊക്കെസാങ്കേതികവിദ്യയുടെയൊരുവിദ്യയാണ്.

അതേ. ഇപ്പഞമ്മള്ഈലാ ഫിഫാ മറ്റേ ലോകകപ്പില്

ഖത് ഖത്തറിലുള്ളൊരുകളിയമ്മക്കിവിടുന്ന് ഞമ്മളുഅവിടെപോണില്ലാന്ന്തന്നെനിന്നതാ കാണാൻപറ്റും കാണാൻപക്കതേയതേയതേ

അതൊക്കെപയങ്കിരിചു നേട്ടായിട്ടാണ്നമുക്ക്കാണാൻപറ്റുക. എന്നാലും

ഒരു ടീവിക്ക്മുമ്പില് അമ്പത് പേരിരുന്ന്കണ്ടിരുന്ന ആഒരുസാഹചര്യത്തിൽനിന്ന്

സ്വന്തമായിട്ട്തൻ ആഅതെ. തൻ്റെവീട്ടിലിരുന്ന്കൊണ്ട്കാണാൻസാധിക്കാന്നുള്ളരീതിയിലേക്ക് സാങ്കേതികവിദ്യ ഇന്നത്തെമണിക്കൂറിലേക്ക്

ഇപ്പോൾ ഇഈയൊര് ഏഹ് കാലഘട്ടത്തിപ്പ് ഏറ്റവുംകൂടുതൽ ആയൊരീതിയുംമാറീ കഴിഞ്ഞൂന്നുള്ളതാണ് അവക്ക് മനസ്സിലാക്കാൻസാധിക്കുന്നത്. ആഒരുരീതി മുന്നോട്ടു വച്ചിട്ടായിട്ടുണ്ടാവും ഓരോരുത്തർക്ക് ഓരോരുത്തരായിട്ട് ആ ഇപ്പൊ വലിയവലിയ സ്‌ക്രീനുകൾവെച്ചിട്ട്

അതേയതേ. അതിനുപുറമെന്തുണ്ടായി ഈഓൺലൈനിൽ മറ്റെ കൊറോണക്കാലത്ത് ഓൺലൈൻ പെയിൻമ്പഴി കൊറമറ്റേ ഓൺലൈൻക്ലാസ്സുകളായല്ലൊ. ആഅതെ. ആഒ. അതിൽ ക്ലാസ്സുകളായിട്ടെടുത്തു. ആഅതെ. അതെയതെ പക്ഷെ ഷതിലൂടെ കൊറോണക കൊറോണകാലഘട്ട കാലഘട്ടത്ത് സാങ്കേതികവിദ്യക്ക് അങ്ങനത്തത്തിള്ളൊരു വലിയൊരു അ അതുമുതലാണ്

ഓൺലൈൻ ക്ലാസ്സുകളോടെ വലിയവലിയ ഉയർച്ചകളൊക്കെതുടങ്ങീട്ടുള്ളത്. ഇപ്പോഴും നടന്ന്കൊണ്ടിരിക്കുന്നുണ്ട്

പക്ഷെ പക്ഷെഅഅതിലൂടെ എന്തെന്നുവെച്ചാ പലകുട്ടികൾക്കും ഫോൺഡിക്ഷൻ അങ്ങനെയൊക്കിരിതായി. പലരോഗങ്ങളുംപിടിപെട്ടു. അതേയതേ. സാങ്കേതികവിദ്യയുടെതകർച്ചയെകുറിച്ചിട്ട് അതുമായിബന്ധപ്പെട്ട് ഉപദ്രവംകൂടെ നമുക്ക് അങ്ങനെപറയാൻസാധിക്കുന്നതാണ്.

അതേ തീർച്ചയായിട്ടും. അതായത് ഒഹ് ഓഹ് കൊറോണകാലഘട്ടത്ത് എല്ലാതിരുന്ന സമയത്തൊള്ളോരു ക്ലാസ്സ് ഏഹ് അധ്യാപനശൈലി ഏഹ് ഓൺലൈൻകാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന്സുഗമമായരീതിയിൽനമുക്ക്കൊണ്ടുപോകാൻസാധിച്ചിട്ടുണ്ട്. ഇപ്പഹാജരെടുക്കുന്നരീതിയായാലും ഏഹ് ലൈവ്ക്ലാസ്സുകളായാലുഅതൊക്കെയൊരു ഏഹ് കൊറോണകാലത്ത് മുമ്പുള്ളവിദ്യാർത്ഥികളുടെ ഏഹ്ക്ലാസ്സിന്റെഅതിനേക്കാൾഎത്രയോഉയരത്തില് ആ ക്രമീകരണത്തിലേക്കാ ഏറ്റർ ഏറ്റവുംമികച്ചാ ഒരു രീലീന്നായിട്ട് മാറീട്ടുണ്ടല്ലെ?

ആഹ്പിന്നീട്നമ്മള് സാങ്കേതികവിദ്യയുടെ താങ്ങള് താങ്ങളുടഭിപ്രായെന്താന്ന്? എന്റഭിപ്രായം അഇനിയും ലോകംമാറുംന്നാണ് ഞാൻഎനിക്ക്പറയാനുള്ളത് ഇനിപ്പോ ഈമറ്റെ അ ആഅതേ ഇപ്പോ ഇങ്ങനൊക്കെകേക്കുന്നുണ്ട് ഇപ്പഞമ്മളിപ്പൊ

ഏഹ് ഞമ്മടെസാധാരണക്ലാസ്സുകളില് പോയി ക്ലാസ്സുകേൾക്കാന്നേനും പുറമെ ഒരുചിപ്പൊക്കെവച്ചിട്ട് ഞമ്മള്ക്ലാസ്സക് ക്ലാസ്സൊക്കെപോകെണ്ടാവിശ്യില്ല ചിപ്പൊക്കെവച്ചിട്ട്ഞമ്മടെ ആകറക്റ്റ് രേഅ അ ഹാജരൊക്കെരേഖപ്പെടുത്തുള്ള അങ്ങനത്തെ അതുവരെയെത്തിന്നൊക്കെകേൾക്കുന്നുണ്ട്.

അതേയതെ.ഇപ്പഇപ്പൊ പരീക്ഷാകേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ളസാങ്കേതികവിദ്യയുടെ വലിയവലിയ സമായങ്ങളും വലിയവലിയ പുതിയപുതിയ ഇപ്പകണ്ടുപിടുത്തങ്ങളൊക്കെ ഏഹ് പരീക്ഷണങ്ങളും പുതിയപുതിയ നറന്ന്കൊണ്ടിരിക്കുന്നുണ്ട്ന്നുള്ളാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ടെന്നാലും

ഇനി ഈവിഷയത്തിലമുക്ക് അടുത്തൊരുസമയത്ത് സംസാരിക്കാന്നാണ് ഞാവിചാരിക്കുന്നത് ഇപ്പൊരുപാടുവൈകിയല്ലൊ അ ആഹ് എന്നോക്കെ ആപിന്നെവിളിക്ക്.